അഹ് ആൽബർട്ട് ഞാനിന്ന് ഇങ്ങനെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോഴാണ് സാങ്കേതിക വിദ്യ ഒക്കെ എത്രത്തോളം വളർന്നു എന്നൊക്കെ എങ്ങനെ ആലോചിച്ച് പോകുന്നത് കാരണം പത്തിരുപത് വർഷം മുന്നേ നമ്മുടെ മുന്നിലൊരു സ്ക്രീൻ വളരേ വിരളമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിരുന്നത് പക്ഷെ ഇപ്പൊ ഇത് വളരേ സുലഭവും എല്ലാവരുടേം മുമ്പിൽ ഒരു സ്ക്രീൻ ഒക്കെ ഉണ്ട്. ഈ വിവര സാങ്കേതിക

സൈറ്റുകൾ നമ്മൾക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾക്ക് ആവശ്യം? ഇവർ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും വിവരം എടുത്തിട്ട് അവർ തന്നെ നമുക്ക് ഇങ്ങനെ കാണിച്ചുതരുന്നു അപ്പോൾ നമ്മൾ അതിൽ വീണു പോകുന്നു. അതുപോലെ

ഉം അതെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ച് കൂടാനാവാത്ത ഒരു ഭാഗം ആവുകയും ചെയ്യുന്നു നമ്മുടെ പല തീരുമാനങ്ങളും ഈ കൃതൃമ ബുദ്ധി ആണ് എടുകേണ്ടത് എന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്

അത് വളരെ ശരിയാണ്. അതു പോലെ ആയാലും ഇപ്പോൾ നേരത്തെ ജിയാദ് പറയുന്നതുപോലെ ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ ചിലവഴിക്കുന്ന സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ വളരെ കുറച്ച് ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾക്ക് ഇത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിത രീതികൾ തന്നെ ഇതിന് അടിസ്ഥാനമായിട്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അത് ഒരു തരത്തിൽ നോക്കിയാൽ നമ്മുടെ ജീവിതം സുഗമമാക്കുന്നുണ്ടെങ്കിലും അത്

അതെ അതെ എനിക്കും തോന്നാറുണ്ട് അങ്ങിനെ നമ്മള് ഒരു സ്ഥലത്തേക്ക് പോയി പോവുമ്പോഴും നമ്മൾ അവിടെ ഉള്ള ആളുകളോട് സംസാരിക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ അടിക്കടി നമ്മുടെ മൊബൈൽ സ്ക്രീനുകൾ നോക്കാഞ്ഞാൽ നമുക്കൊരു ഒരു ആദി ആണ് ഒരു വിങ്ങലാണ് ഒരു അസ്വസ്ഥത ആണ് നമ്മിലിപ്പോ ഒന്ന് അപ്പുറത്തേക്കോ ഇപ്പൊറത്തേക്കോ ഒന്ന് നടന്നാലും ഇരുന്നാലും ഒക്കെ നമ്മള് ഉടനെ ഫോണ് നമുക്ക് നോക്കണം ഫോൺ എവിടെയാണ് എന്നുള്ളത് ആണ് നമ്മുടെ ആദ്യത്തെ ചിന്ത ഫോണിൽ എന്തെങ്കിലും സംഭവിക്കുനുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചിന്ത അതൊരു മോശം ശീലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ഫോണിനും ഈ സാങ്കേതിക വിദ്യക്കും കൃതൃമ ബുദ്ധിക്കും ഒക്കെ അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടെങ്കി കൂടി അതിൻ്റെ ദോഷങ്ങളെ നമ്മൾ പലപ്പോഴും ഏഹ് പരാമർശിക്കാർ പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതേ അതേ അതേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജിയാദ്. ഈ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ കൃത്രിമബുദ്ധി ഇത് കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം?. ഇതേപോലെ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമുക്കറിയാം കുറേ അധികം ജോലികൾ നഷ്ടപ്പെടുന്നു ഈ കൃത്രിമ ബുദ്ധി കാരണം അതുപോലെ ഭാവിയിലേക്കുള്ള ഇനിയും കൂടുതൽ ജോലികൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.

അതെ തീർച്ചയായിട്ടും ഈ കൃതൃമ ബുദ്ധി ഒക്കെ ഇപ്പൊ ഒരു തുടക്കം തുടക്കം എന്ന് വിളിക്കാൻ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും അത് ഉള്ളത് ഇനി അത് കൂടുതൽ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ നമ്മൾ ഇത് കൂടുതൽ ഈഹ്

ഇതിൽ കൂ ഇതിലും കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊണ്ട് ജോലികൾ ചെയ്യാൻ പറ്റും അപ്പൊ അതിന് അനുസരിച്ചിട്ടാണ് ജനങ്ങൾക്ക് വീണ്ടും ജോലി നഷ്ടപ്പെടും ചേലപ്പോം ഒരു മേഖല തന്നെ ഇത് കാരണം ആ ഒരു മേഖലയിലുള്ള ജോലി തന്നെ ആളുകൾ മനുഷ്യന്മാർ ചെയ്യേണ്ട ജോലി തന്നെ ഇല്ലാതായിട്ട് മുഴുവനായിട്ടും യന്ത്രങ്ങൾ വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടി ചില ഇഹ് ചിലർ അതിന് ഒരു അതിന് എതിർ എതിർക്കുന്നവരുണ്ട് ആ ഒരു രീതിയിലേക്ക് മാറാത്തവരായിട്ടുണ്ട് ചെല ചില കമ്പനികൾ ഒക്കെ ഇപ്പോഴും കൈകൊണ്ടുള്ള കൈപ്പണി തന്നെ മതി എന്നുള്ള ഒരു രീതിയിൽ നീങ്ങുന്നുണ്ട് പക്ഷെ അത് അവർക്ക് എത്രത്തോളം ലാഭകരമാണെന്നോ അത് എത്രത്തോളം അവരെ കൊണ്ട് മുന്നോട്ട് കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം അവര് അവരുടെ ഈഹ് അവരുടെ കച്ചവടത്തിനെ തന്നെ ആയിരിക്കും അത് ഭാവിയിൽ ബാധിക്കാൻ തൊടങ്ങേ അവരങ്ങനെ മാറാതിരുന്നു കഴിഞ്ഞാൽ അവരങ്ങനെ തന്നെ നിന്ന് പോവ എന്നുള്ളത് അവർ മാറിയില്ലെങ്കിൽ ഭാവിയിൽ ഒന്നില്ലെങ്കിൽ അവർ പുറത്തുപോകുക അല്ലെങ്കിൽ അവർ ഇതിനോട് അനുയോജ്യപ്പെട്ട് മുമ്പോട്ടു പോകുക എന്ന ഒരു ഈ രണ്ട് സാധനം മാത്രമേ അവരുടെ മുമ്പിൽ നിലവിലുള്ളൂ ഇത് എത്രത്തോളം പോകും എന്ന് നമുക്ക് നോക്കാം ന്നത് എഹ് എല്ലാവരും പിഴുതെറിയപ്പെടാതിരിക്കട്ടെ. ഇഹ് ചില കമ്പനികള് ഒക്കെ ഇപ്പോളും കാസറ്റുകൾ വില്കുന്നവരുണ്ട് കാസറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പൊ മാർ നമ്മുടെ വിപണിയില് ആവശ്യമില്ലാത്ത ഒരു സാധനം ആണെന്ന് വേണെങ്കി പറയാം കാരണം ഇപ്പോം ഇൻ്റെർനെറ്റിൽ കിട്ടാതെ കിട്ടാത്തതായിട്ടുള്ള പാട്ടുകളോ ചലച്ചിത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ അങ്ങിനെതൊരു സാഹചര്യത്തിൽ പോലും കാസറ്റുകൾ ഉണ്ടാകുന്ന കമ്പനി ലോകത്ത് ഇപ്പോളും ഉണ്ട് പക്ഷെ അവര് അവരത് എങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊന്നും നമുക്ക് അറിയില്ല

ചെലപ്പോ വളരെ ചെറിയ ഒരു കൂട്ടം ആൾകാർ ഇത് ആഗ്രഹിക്കുന്നവരുണ്ടാവും അവര് ഇത് ഏഹ്മ് എടുക്കുണ്ടാവും പക്ഷെ എന്നാലും അവിടൊരു വിപണി ഇല്ല ഒരു ചെറിയൊരു ആൾക്കാർക്ക് ഈഹ് അതിന്ന് എന്തെങ്കിലും ഒക്കെ ഉണ്ടാകാൻ പറ്റിയാൽ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു അതിനൊരു വളർച്ച ഉണ്ടാവോ എന്നുള്ളതിലാണ് സംശയം വളർച്ച ഉണ്ടാവോ എന്ന് എനിക്ക് തോനുന്നില്ല

പക്ഷെ ഇതിന്റെ വേറൊരു ഒരു ഭാഗം കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒക്കെ ഇതിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു പരിണാമത്തിന്റെ ഫലമായിട്ടല്ലേ ഇപ്പോൾ ജിയാദ് നേരത്തെ പറഞ്ഞ കാസെറ്റ് പോലും അതിന് മുമ്പ് ആൾക്കാർ വെറും വെറുതെ ചുമ്മാ പാടിയിരുന്ന കാലമാണ് അപ്പൊ ഒരാൾക്ക് ഒരു പാട്ട് കേൾക്കണമെങ്കിൽ. മറ്റൊരാൾ പാടിത്തന്നെ അല്ലെങ്കിൽ അയാൾ സ്വയം പാടി തന്നെ കേട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വർഷങ്ങളോളം നൂറുകണക്കിന് വർഷങ്ങളോളം. അതിനുശേഷം ഒരു പുതിയ ഒരു ഒരു ഇതാണ് ഈ കാസെറ്റ്കൾ അല്ലെങ്കിൽ സ്വയം ഒച്ച അവർക്ക് പിന്നെയും പിന്നെയും കേൾക്കാൻ പറ്റുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. അതിന്റെ ഒരു അടുത്തപടി എന്നോണം അതിനെ കുറച്ചുകൂടി വിപുലീകരിച്ച് ഇപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് അത് പരിണാമപ്പെട്ടു. അപ്പോൾ ഇനി ഇതും ഇനി കൂടുതൽ പരിണാമപ്പെടുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതം കൂടുതൽ സുഗമമാക്കുകയാണ് ഒരുതരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇത് പരിണാമം സംഭവിക്കുമ്പോൾ നേരത്തെയും ഈ ഈ പറഞ്ഞ ആശങ്കകളൊക്കെ നേരത്തേയും ഉണ്ടായിരുന്നു. ആളുകളുടെ ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ആളുകൾ കാലഹരണപ്പെട്ടു പോകും കഴിവുകൾ കാലഹരണപ്പെട്ട് പോകുമോ? ഇതിന്റെ ഒരു അതിപ്രസരംമൂലം. അപ്പോൾ ഭാവിയിലേക്കും ഇതേപോലെ സുഗമമാക്കുന്നതോടും കൂടി തന്നെ കൂടുതൽ ജോലി സാധ്യതകൾ വരാനും സാധ്യതയില്ലേ?

ആഹ് ശെരിയാണ് ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് തന്നെ ഉണ്ടാവുന്നില്ല അതിന് ഒരാൾ രൂപകൽപ്പന ചെയ്യുകയാണ് അപ്പൊ ആ രൂപകൽപ്പന ചെയ്യുന്നവർക്കുള്ള ജോലികൾ അവിടെ തന്നെ നിലനിൽക്കും പക്ഷെ ഈ ഇടെയായിട്ട് ഇപ്പോം നമ്മൾ കാണുന്ന ഇൻ്റെർനെറ്റിൽ ഉള്ള ഓരോ വിവരം ലഭിക്കുന്ന ഒരു വെബ്സൈറ്റുകൾ അങ്ങിനത്തെ ഒക്കെ സാധനങ്ങൾ സാധാരണ ഒരാൾ ഉണ്ടാകുന്നതാണ് ഒരാൾ ഒരാൾ ഇരുന്നിട്ട് അത് നിർമിക്കുവാന് ചെയ്യുന്നത് പക്ഷെ അത് ആ ഒരാൾ ഉണ്ട അത് നിർമിക്കണ്ട ആൾക്ക് പകരം ഈ ഒരു കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് അതും ഉണ്ടാകാവുന്ന രീതിയിലേക്ക് എത്തി അപ്പോം ഒരു യന്ത്രത്തിനെ ഉപയോഗിച്ച് മറ്റൊരു യന്ത്രം ഉണ്ടാകാൻ പറ്റുവാണെങ്കിൽ അവിടേം പിന്നേം ഇത് ലിമി ഇത് പിന്നേം പോവുന്നുണ്ട് അതിൻ്റെ ആ ഒരു സാധ്യത ആളുകളുടെ ഇടപെടൽ വീണ്ടും കൊറയാനും ഒരു സാധ്യത ഉണ്ട് അവിടെ ഈ ഇത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് മാത്രം ജോലി ഉണ്ടാവുമെങ്കിലും അതിലും ഒരു ചെറിയൊരു കുറവ് ഉണ്ടാവാനാണ് ഞാൻ സാധ്യത കാണുന്നത്

മ്മ്ഹ് യെസ്

പിന്നീട് സാങ്കേതികവിദ്യയുടെ, ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? അതിനെകുറിച്ച് കൂടുതൽ പറയാൻ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കാ നമ്മുടെ എല്ലാ തീരുമാനങ്ങൾ പോലും നമ്മുടെ ഓരോ നീക്കങ്ങൾ പോലും ഇത് ഒരു നോക്കികൊണ്ടിരിക്കുന്ന അഹ് അതെയതെ ഭയാനകമാണ്

അത് നമ്മള് ഒന്നിരു ഒന്നിരുന്നു ആലോചിച്ച് കഴിയുമ്പോളാണ് നമ്മൾ അതിൻ്റെ ഒരു ഭീകരത നമ്മൾ മനസിലാകെ നമ്മൾ ഒരു സ്ഥലത്തേക് പോകുന്നത് പോലും ഈ

സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊണ്ട് നമ്മളെ പിന്തുടരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്നു എന്തൊക്കെ സംസാരിക്കുന്നു നമ്മൾ എവിടൊക്കെ പോകുന്നു നമ്മൾ എന്തൊക്കെ വാങ്ങുന്നു

കൂടിം മനസിലാകുന്ന ഒരു സ്ഥിതിയിലേക്കും കൂടി ഇനി പോകാൻ ഒള്ളു ഇനി ഇപ്പോം ഏറ്റവും കൂടുതൽ ആഹ് എനിക്ക് തോനുന്നു സമയം ഏറ്റവും കുറഞ്ഞ സമയം മാത്രേ ആളുകൾ ഒരു സാധനത്തിലേക് ശ്രദ്ധ കൊടുക്കുന്നോള്ളൂ അപ്പൊ നമ്മുടെ ശ്രദ്ധയാണ് നമ്മൾ നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിൽ ഉള്ള ഏക ആയുധം ഒരു ഒരു ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ശ്രദ്ധയാണ്

ഇവർക്ക് നേടിയെടുക്കാൻ ഉള്ളത് അത് നേടാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ എല്ലാ സാങ്കേതിക വിദ്യകളുടെയും ഒരു ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ജിയാദ് നേരത്തെ പറഞ്ഞല്ലോ നിർബന്ധ ബുദ്ധി കാരണം നമ്മുടെ ശ്രദ്ധ അവർ നേടിയെടുക്കുന്നു അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അറിയുന്നു എന്ന് പക്ഷെ ഇതിന്റെ വീണ്ടും ഒരു ഭയാനകമായ ഒരു ഒരു രീതിയിൽ ഇവർക്ക്

ഇന്സ്റ്റാഗ്രാം പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണുന്നു അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരിയല്ലേ? അതെയതെ ശെരിയാണ് ശെരിയാണ് ഈ അപ്പോൾ ഇവർ എന്ത്? അപ്പോൾ അതിന് വേറെ ഒരു വശം കൂടിയുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നു അല്ലെങ്കിൽ ഇവർ നമ്മളെക്കൊണ്ട് എന്ത് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കാണുന്നു അപ്പോൾ അത് മിദ്യാ ധാരണയിൽ നമ്മുടെ ആഗ്രഹമാണെന്ന്

ഒരു തരത്തിൽ അത് അവർ നമ്മൾ ഒരു നിയ ഒരു കളിപ്പാവകളെ പോലെ നമ്മളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അത് പോകുന്നുണ്ട്. ഇപ്പോൾ സാമൂഹിക പ്രശ്നങ്ങൾ ആയാലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ആയാലും ഇപ്പോൾ.

നമ്മടെ, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നതിനെ പോലും നമ്മളെ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ കാരണം ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വിഭാഗത്തിന്റെ നല്ലത് മാത്രം കാണിച്ചാൽ നമ്മൾ അതിന്റെ ചീത്തയെ തേടിപ്പോയില്ല. ഒരു വിഭാഗത്തിന്റെ ചീത്ത മാത്രം കാണിച്ചാൽ നമ്മൾ അതിന്റെ നല്ലതിനെ തേടി പോവില്ല.

അപ്പോൾ ആര് നല്ലത് ആര് ചീത്ത എന്നത് ഇവർ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്

അതെ നമ്മുടെ നമ്മുടെ മുന്നിൽ എന്താണോ പ്രദർശിപ്പിക്കപ്പെടുന്നത് അത് അതിന് അതിൻ്റെ ബാക്കി പത്രം ആയിട്ടാണ് നമ്മുടെ ചിന്തയും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ പോവാൻ സാധ്യത

വെറുപ്പ് ആകർഷിക്കാൻ വെറുപ്പ് ഉണ്ടാകാനും വെറുപ്പ് സൃശ്ഷ്ടിച്ചിട്ട് ആ വെറുപ്പിനെ പടർത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭിവികമായിട്ടും അത് വളരേ എളുപ്പത്തിൽ അത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോത്തെ നമ്മുടെ ഒരു

പറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ രാഷ്ടീയ സാഹചര്യങ്ങൾ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എവിടെയും വെറുപ്പ് മാത്രം ആണ് കാണാൻ സാധിക്കുന്നത്. അനാവശ്യമായ വെറുപ്പ്.

ഭൂരിപക്ഷത്തിന്റെ ഉള്ളിലാണെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ ഉള്ളിൽ ആണെങ്കിലും ഇവർ ഈ വെറുപ്പ് സൃഷ്ടിച്ച് എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമം സാങ്കേതിക വിദ്യയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഭൂഗോളം മുഴുവനും ഒരുമിക്കുന്ന ഒരു

ഇടമായിട്ട് നമുക്ക് ഈ സാങ്കേതികവി, സാങ്കേതികവിദ്യയുടെ ഈ ഇടപെടലുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു കൂട്ടം ആൾക്കാരെ ഒരുമിപ്പിക്കുന്നതിനും അതേപോലെതന്നെ വിഭിന്നപ്പെടുത്തുന്നതിനും ഒരേ പോലെ തന്നെ ഇവർ ഇത് ഉപയോഗിക്കുന്നു.

വെറുപ്പ് എന്ന് പറയുന്നത് പെട്ടന്ന് തന്നെ ആളുകളിലേക് കത്തി പടരാൻ സാധ്യത ഉള്ളൊരു സാധനം കൂടി ആയത് കൊണ്ട് പണ്ടൊക്കെ അങ്ങിനത്തൊരു വെറുപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു ആശയം ഒരാൾ ഒരാൾക്ക് പുറത്തെത്തിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ട് ആയിരുന്നു ഇന്ന് അതങ്ങിനെയല്ല ആൽബർട്ട് പറഞ്ഞ പോലെ ഒരു ലോകം ലോകത്തിന് മുമ്പിൽ മുഴുവൻ ലോകത്തിന് മുമ്പിൽ ഇത് പ്രദർശിപ്പിക്കാൻ ഉള്ള ഒരു വിദ്യ സാങ്കേതിക വിദ്യ കയ്യിലുണ്ട്

അപ്പൊ പിന്നെ എന്തുകൊണ്ട് അതുപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ എന്നുള്ളത് സ്വാഭാവികമായിട്ട് അതുപയോഗിക്കും അത് ഉപയോഗിച്ചത് കൊണ്ട് ഇങ്ങനെ തന്നെ അത് വെറുപ്പ് സൃഷ്ടിക്കാൻ വേണ്ടിട്ടും ആളുകളെ തമ്മിൽ ബിന്ദിപ്പിക്കാൻ വേണ്ടിട്ടും ആളുകൾ തമ്മിൽ അടി ഉണ്ടാകാൻ വേണ്ടിട്ടും ഒക്കെ അത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇപ്പൊ നമുക്കത് ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും നമുക്കതിൻ്റെ ഫലം ഇപ്പൊത്തന്നെ നമുക്ക് അത് കാണാൻ പറ്റും നമുക്ക് അത് എത്രത്തോളം ഭീകരം ആണെന്ന് മനസിലാക്കാനും പറ്റും

എനിക്ക് തോന്നുന്നത് വ്യാജവാർത്തകൾക്ക് ഇതിന് വളരെയധികം ഒരു പ്രസക്തിയുണ്ട്. വ്യാജവാർത്തകൾ അടിച്ചിറക്കുന്നവരുടെ ലക്ഷ്യവും ഇതുതന്നെയാണ് ഭിന്നിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്.

എനിക്ക് തോന്നുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ സാങ്കേതികവിദ്യ തരണം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് വളരെ അടിയന്തിരമായി തന്നെ തരണം ചെയ്യേണ്ട ഒരു കാര്യം ഈ വ്യാജ വാർത്തകളുടെ അതിപ്രസരം തന്നെയാണ്.

വ്യാജ വാർത്തകളെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ ഒരു 20 ശതമാനമെങ്കിലും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും. അതെ നമുക്കങ്ങിനെ സാധിച്ചു എന്നാണ് എനിക്കും തോന്നുന്നത് ഈ വിഷയത്തെ കുറിച്ച് ആൽബെർട്ടിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വല്യ സന്തോഷം നമുക്ക് ഇനി നേരിട്ട് കാണുമ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം

ശരി ശരി ഞാനും അത് ആഗ്രഹിക്കുന്നു ജിയാദ് എങ്കിൽ ശരി.